എന്നിട്ടു ഈയാളു പാവം അപ്പൂപ്പൻ അങ്ങേര് ഒട്ടും വയ്യാതെ ആ cycle സ്റ്റാൻഡിൽ വെച്ചു നിന്ന് അതേൽ പിടിച്ചു നിന്ന് ശർദിക്കുന്ന ഒട്ടും അതെ അതുകണ്ടപ്പോൾ തന്നെ മനസിനു വളരെ സങ്കടം തോനി ഒരു വെള്ളം അല്ലെങ്കിൽ എന്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ കൊടുക്കാൻ എങ്ങനെ പറ്റും എന്തറിയാം അതെ ഒന്നും പറ്റാത്തൊരു പിന്നെ ഞാൻ എന്തുചെയ്‌തെന്നു വെച്ചാൽ ഞാൻ അവിടെ ambulance വിളിച്ചു

കാരണം അത് ആയിരുന്നു അങ്ങനത്തെ ആയിരുന്നാലോ നാടിന്റെ stage ആരെങ്കിലെയും തൊട്ടു എന്തെങ്കിലും നമുക്കുംകൂടി വന്നിട്ടുണ്ടേൽ ആരും ഇല്ല തിരിഞ്ഞു നോക്കാൻ എത്രെയോ പേരാണ് ഇങ്ങനെ മരിച്ചു വീഴുന്നത് ആരും ശ്രെദ്ധിക്കാതെ covid വന്നിട്ടു എത്രെ എത്രെ പേരാണ് മരിച്ചു വീഴുന്നത് അതിനു മുമ്പ് നമ്മുടെ nipah virus അതെ അതെ നമ്മളൊക്കെ ഇവിടെ മാമി നമ്മളുടെ ഇവിടെ താഴത്തെ മാവിലൊക്കെ മാങ്ങാ ഉണ്ടാവുമ്പോൾ ഈ വൊവ്വൽ ഒക്കെ കടിച്ചു ഇടുന്നതു നമ്മൾ എന്ത് ചെയുമെന്നുവെച്ചാൽ നമ്മൾ അത് എടുക്കും

പിന്നെ മാങ്ങ തിന്നലും മാങ്ങ കഴിക്കലും പോലുമില്ലായിരുന്നു ജീവിതം ആകെ ഒന്നല്ലേയുള്ളൂ പോയാ പോയില്ലേ മോനേ

നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കു ദുഖിക്കണ്ട ഈ ഇടക്കാലത്തു ഇങ്ങനെ തന്നെയാ സ്ഥിരം ഓരോ അസുഖങ്ങള്‍ ഒന്നിന്റെ പുറകെ ഒന്നായിട്ടു വരുന്നേ ഈ corona പോലും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഉഹാനിലെ ലാബുകളിൽ നിന്നും സ്രെഷ്ടിച്ചതായിട്ടാലേ പറയുന്നത് Lab ല്ലേ പഴയ ശാസ്ത്രജ്ഞൻമാർ ഈ യുദ്ധത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു Virus സായിട്ട് പറയുന്നത് അവരുടെ അശ്രദ്ധ മൂലം leak ക്കായതാ അങ്ങനെ പറയുന്നത് ഇത് ഇവരെ ഇവരെ അവിടുന്ന് leak ക്കായി ലോകം മൊത്തം എത്തി അപ്പോൾ ഇവര് ശുദ്ധ സമയത്താണ് ഇട്ടിരുന്നെങ്കിലും ആ ഒരു സ്ഥലം മൊത്തം കയ്യടക്കിയിട്ട് തിരിച്ചു അവർക്ക് നേരെ തിരിഞ്ഞു കൊത്തും

പക്ഷേ അവർ അതൊന്നും നോക്കുന്ന നോക്കുന്നില്ല എന്തുമാത്രം പേരാ മരിച്ചേ covid വന്നിട്ടു അതെ ലോകംമുഴുവൻ വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുന്നു അല്ലേ ലോകം മുഴുവൻ വരുക എല്ലാം complete അടച്ചിടുക Lock Down ആകുക അതൊക്കെ ഇപ്പോ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ അത്ഭുതം പോലെ ലോകം മുഴുവൻ ആൾക്കാരും മാസ്ക് ധരിച്ച് നടക്കുക അല്ലെ മ്മ വല്ലാത്തൊരു അത്ഭുതം തന്നെ പിന്നെ mask ധരിച്ച് നടന്നത് കൊണ്ടുണ്ടല്ലോ കുറെ ഗുണോണ്ടായേ ഒരുപാട് ആളുകൾക്ക് അസുഖങ്ങൾ കുറഞ്ഞു എന്നുവച്ചാ ശ്വാസംമുട്ട് ആഹ് പൊടി allergy കൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർക്ക് കുറവുണ്ടായിരുന്നു എനിക്ക് തന്നെ നല്ല ചെറിയ ഒരു ഇതുണ്ടായിരുന്നാ ആഹ് എനിക്ക് തന്നെ നല്ല മാറ്റം എനിക്ക് അറിയാൻ പറ്റി നമുക്ക് ഇത് ഇട്ട് നടന്ന സമയത്ത് അതുമാത്രമല്ല ഒരു രീതിയിൽ അതിനൊരുപ്രശ്നം കൂടിയുണ്ട് നമ്മുടെ രോഗപ്രതിരോധശേഷി വളരെയധികം കുറഞ്ഞു രോഗപ്രതിരോധശേഷിയെ

അതെ കാരണം ഇപ്പോൾ mask ഇടാണ്ട് ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ചെറുതായിട്ട് ഒന്ന് പൊടി അടിക്കുമ്പോൾ പോലും അപ്പം അസുഖം വരുകയും എനിക്ക് പോലും അങ്ങനെയായി ഞാനീ പൊടിയിലും വെയിലത്തും കളിച്ചു നടന്ന എനിക്കിപ്പോ ഒന്ന് ഒന്ന് പുറത്ത് mask ഇടാതെ ഒന്ന് വണ്ടിയോടിച്ചോ അല്ലെങ്കിൽ പുരത്തോടോ എങ്ങോട്ടോ പോയിവരുമ്പോൾ പിന്നെ അടുത്ത ദിവസം അസുഖമായി ചുമയും തുമ്മലും ഒക്കെ ആവും അതെ ഈ മഞ്ഞൾ വെള്ളവും ആവി പിടിച്ചൊക്കെയാണ് മാറ്റി എടുക്കുന്നത് ആ പണ്ടൊക്കെ ഒരു രണ്ടുമാസം മൂന്നുമാസം കൂടുബം ഓരോഅസുഖങ്ങൾ വരുമെങ്കിൽ ഇപ്പോ ആഴ്ചകൾക്ക് ആഴ്ചകൾക്ക് അസുഖങ്ങൾ വരുന്നത്

നമ്മുടെ പ്രതിരോധശക്തി full താറു മാറാക്കി കളഞ്ഞു അസുഖങ്ങൾ പല രീതിയിലല്ലേ

ഈ chickenpox അതേപോലെത്തെ ഇങ്ങനത്തെ പനിയൊക്കെ സ്ഥിരമായിട്ടുള്ള അല്ലേ എല്ലാ season ണിനും വരുന്ന അല്ലേ എല്ലാകാലത്തും പക്ഷേ ഇങ്ങനത്തെ ഈ കൊറോണ പോലത്തെ ചില കൊറോണ വല്ലാത്തൊരു സംഭവം തന്നെ എന്റെ അമ്മോ അതെഅതെ ആലോചിക്കാൻ കഴിയുന്നില്ല കൊറോണയുടെ കാലം മ്മ ഇവിടെ തൊട്ടടുത്ത് ഒന്ന് രണ്ട് മരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ covid വന്നു

covid വന്നിട്ട് അതെ അതെ ഈ പ്രളയം കഴിഞ്ഞങ്ങോട്ടു കഴിഞ്ഞിട്ടല്ലേ corona ഈ പ്രളയസമയത്തന്നെ ഇഷ്ടംപോലെ ഈ പടർച്ച വ്യാധികള് ഒരുപാടുണ്ടായിരുന്നു പ്രളയം ഒക്കെ വന്നപ്പോഴത്തേതേ, പ്രളയം വന്നു, covid വന്നു എത്രെയോ ആൾക്കാര് മരിച്ചു എന്നിട്ടും ആ ആർകെങ്കിലും എന്തെങ്കിലും ബോദോണ്ടായോ ആർക്കും ഒരു ബോധവും ഇല്ല അതിനെ കുറിച്ച് ഒന്നും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്തുവന്നാലും പോയാലും നമ്മൾ ഇങ്ങനെ മുന്നോട്ടു ആഹ് നമ്മുടെ ലോകം ഇതൊക്കെ കാരണം ഈ corona കാരണം നാലോ അഞ്ചോ വർഷം പിന്നിലേക്ക് പോയി ഈ ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ വളരെ പിന്നിലോട്ട് പോയി ലോകം മൊത്തം കാരണം ആ അത്രയ്ക്ക് മുമ്പിൽ ആയിരുന്നു നമ്മുടെ ഭാവിയെല്ലാം പിന്നിലേക്ക് പോയി കൊറോണ കാരണം ഇതൊക്കെ ഒന്നോഒന്നരവർഷത്തോളം അടച്ചിട്ടിരിക്കുവല്ലായിരുന്നോ

അയിന്റേതായ എല്ലാമുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് വിദ്യാഭ്യാസമേഖലയെ കുറിച്ച് പറഞ്ഞാ തന്നെ വളരെ ഉണ്ട് പിന്നെ ആ നമ്മളെ complete ആരോഗ്യം മുഴുവൻ പോയി കിട്ടി ഒരു covid വന്നത് ഒരു പ്ര മോൻ പറഞ്ഞതുപോലെ പ്രതിരോധശേഷിശേഷിയൊക്കെ ഇപ്പോ വളരെ കുറവാ കേട്ടോ covid വന്നതിനു ശേഷം മുട്ട് വേദന സന്ധിവേദന വളരെ കൂടുതലാ വയസ്സായ നമുക്കൊക്കെയായിരിക്കും എന്ന് തോന്നുന്നു മ്മ ആ മ്മ് കുറച്ചൊക്കെ നടക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ഒക്കെ ആയി വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് കാലും കയ്യും മുട്ടൊക്കെ ഭയങ്കര വേദന നമ്മക്ക് ഇവ്ട്ന്ന് കുറച്ചൊക്കെ നടക്കണമല്ലോ ബസ്റ്റാൻഡിലെത്താൻ വേണ്ടിമോനെ എല്ലാദിവസവും നടന്നു രാവിലെയും വൈകുന്നേരവും നടന്ന് തിരിച്ച് എത്തുമ്പോഴത്തേക്മ്മ് രാത്രി ആകുമ്പോഴത്തേക്ക് കാൽമുട്ടൊക്കെ ഭയങ്കര വേദന അത് വയസ്സായതിന്റെയാ മമ്മി ഓ തന്നെ അല്ലാതെ covid വന്നതിന്റെയൊന്നുമല്ല എന്റെ നോട്ടത്തിൽ കോവിഡ് വന്നതിന്റെ യാണെന്നാ എനിക്ക് തോന്നുന്നത് അല്ല ഈ പത്തു അറുപത് അറുപത്തഞ്ജ്‌ വയസ്സ് ആകുമ്പോഴത്തേക് അങ്ങനെയൊക്കെ വരും അതൊക്കെ സ്വാഭാവികം അറുപത്തഞ്ചോന്നുമായിട്ടില്ല ഇത്രയൊക്കെന്നുമാകണ്ട നീ ആ പിന്നെ ഈ ഇപ്പോ corona എന്നെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറേ

പുള്ളിക്കാരിക്ക് കണ്ണിനൊരു തകരാറുല്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് corona വന്നതിനു ശേഷം കാഴ്ച വളരെയങ് പോയി കണ്ണിനാ ഓരോ ഏതു കാര്യവും അങ്ങനെ താനെ ആണ് ഈ എനിക്കു തോന്നുന്നത് കൊറോണ വന്നതിനുശേഷം ആണോന്നല്ല എന്റെ തോന്നല് നമ്മുടെ ഈ complete mobile ലോട്ട് നമ്മൾ മാറിയില്ലേ full ആ mobile ലോട്ട് നമ്മളു മാറിയതിനുശേഷം Whatsappcheck ചെയ്‌തു check ചെയ്‌തു ആണോന്ന് എനിക്കറിഞ്ഞുടാ ഇല്യ ല്യ ല്ല്യ വയസ്സിന്റെന്നുല്ല ഞങ്ങൾ എല്ലാവർക്കുംണ്ട് എന്റെ friends നൊക്കെ ഇങ്ങനെയാണ്ഇച്ചിരി ഒരു മങ്ങലുണ്ട് കണ്ണിന്

ഒരുപാട് mobile use ചെയുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പൊ തോന്നുന്നത് അതുകൊണ്ടു ഇപ്പൊ എന്തായി mobile എന്ന് അല്ല ഇപ്പൊ കുറച്ചു പുറകിലോട്ടാ ആവശ്യത്തിന് മാത്രം പിന്നെ വിദ്യാഭ്യാസം മൊത്തം mobile ലോട്ടായിരുന്നില്ലേ ആ അതിന്റെ ആ സമയതന്നെയാണ് അപ്പോഴും ഇത് തന്നെ ആണ് ഈ ഒരുപാട് Mobile ലോട്ട് ശ്രദ്ധിച്ചു ആണ് ഇപ്പൊ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടോ എന്നൊരു സംശയം ഉണ്ട് സംശയം അല്ല കണ്ണിനു പ്രശ്നം തന്നെയാണ് കാഴ്ചക്കൊരുക്കെമങ്ങലൊക്കേണ്ട് മ്ഹ്പിന്നെ അക്ഷരങ്ങളൊന്നും ഒരുപാട് കണ്ണോന്നൊന്നുല്യഏഹ് മ്ഹ്

അതെ വളരെ അങ് വളരെ അടിയായിരുന്നു അത്

ആഹ് പ്രതിരോധ ശേഷി ഒരുപാടങ്ങ് നഷ്ടപ്പെട്ടുപോയി ഇനി ഇപ്പൊ ഇതിനെ ഇതിനു ഒക്കെ നമ്മള് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അതിനി കുറച്ചുകാലം കഴിയുമ്പോഴൊക്കെ അറിയാം ല്ലേ എന്താണെന്ന്

ഈ രോഗപ്രതിരോധ ശക്തി കുട്ടനായിട്ടു അമ്മാമ പറയാറുണ്ട് ഉലുവായിട്ടവെള്ളം ജീരകട്ടത് തുളസിയിട്ടത് ഇതെല്ലാം നല്ലത് തന്നെയാണ് രോഗപ്രതിരോധശേഷി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും ഇവിടെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു കാര്യവും അറിയത്തില്ല അമ്മമേ ഇതൊക്കെ നോക്കുന്നത്

അതെ അമ്മ അങ്ങനത്തെ ഒന്നും അറിയതുല്ല്യ അങ്ങനത്തെയൊന്നും ചെയ്യത്തില അമ്മാമയാ complete കാര്യങ്ങളും നോക്കുന്നേ ഹാഹാഹാ അമ്മാമയുള്ളത് കൊണ്ടാണ് അമ്മയതൊന്നും ശ്രദിക്കാതത് കേട്ടാ

ഹ കാരണം എല്ലാത്തിനും അമ്മ കേറി ഇടപെടുമ്പോഴത്തേക്കും അമ്മാമ വയസ്സായ ആളുകൾക്കയ് അവരുടെ കയ്യിൽ തന്നെ ഭരണം വേണം ഹ ഹ ഹ അതാണ് വിഷയം

എനിക്ക് തോന്നീനീട്ടുള്ളത് aunty അത് മടിയുണ്ടന്ന അത് അമ്മേടെ അമ്മേടെ ആ മടി കാരണം അമ്മ

അമ്മേടെ മടിയല്ല മോനെ അമ്മയങ്ങു അമ്മാമയ്ക് എല്ലാം വിട്ടുകൊടുത്തത്തിട്ടുള്ളതാ കാരണം ഇച്ചിരി പ്രായം ഉള്ള ആളുകൾക്ക് അവരു ഭരിക്കുന്നതൊന്നും ഇഷ്ടല്ല ആരും അവർക്കു മേൽക്കോയ്മ വേണം മ്മ ആ വയസ്സായ ആളുകൾ ഉള്ളടുത്തു വല്യ ശാരീരിക പ്രശ്നങ്ങളൊന്നുല്യാങ്കിൽ അവരെന്നെയായിരിക്കും ആ വീടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതായത് വീട്ടിലെ അടുക്കള ജോലിയെല്ലാം അവര് തന്നെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവാ അങ്ങനെയാണവിടെ പിന്നെ അമ്മരാവിലെപോവല്ലേ ജോലിക്ക് ആ അപ്പോ പിന്നെ അമ്മമായല്ലേ full time ഉള്ളത് പിന്നെ അമ്മാമയ്ക് ഇപ്പോവല്യ പ്രശ്നോന്നുല്ല്യല്ലോ അമ്മാമ ചെയ്യട്ടെ ജോലിയൊക്കെ ചെയ്യട്ടെ ജോലിചെയ്യാതെ നമ്മളൊരു മുലയിലിരുന്നുകഴിഞ്ഞാൽ ആണ് രോഗങ്ങളുണ്ടാവാ അമ്മാമയ്ക് ഇപ്പോ രോഗോന്നുമില്ലാത്ത കാര്യമെന്താ

corona വന്നിട്ടുണ്ട് ആ ആ ഇല്ല ഇപ്പൊ പ്രശ്നോന്നുല്യാല്ലാ നേരത്തെയല്ലേ ആ ഇപ്പം പ്രശ്നം ഇല്ലത്തിന്റെ കാര്യം ഈ ജോലിചെയ്യന്നൂണ്ടാ ഇപ്പൊ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന മോനെ പെട്ടന്ന് രോഗംവരും ആ തന്നെതന്നെ അങ്ങനെ ആ ഏറെ അതുകൊണ്ടാണ് വേറെ അസുഖങ്ങളൊന്നും വരാത്തത് വേറെ പ്രതേകിച്ചു അസുഖമൊന്നുമില്ലല്ലോ അമ്മാമയെ ഞാൻ കണ്ടിരുന്നു ഈയടക്ക് അമ്മാമ happy യാണ് അമ്മാമയ്ക്കതൊന്നും പ്രശ്നോല്ല അമ്മാമ എല്ലാത്തിലും ഇടപെടുന്നതാണ് അമ്മമക്കിഷ്ടം

അതുപോലെ അമ്മാമ എല്ലാത്തിലും എടപെടുന്നതാ അമ്മക്കുഷ്ടം ആഹ് അങ്ങനെ അതുതന്നെയാണ് നല്ലത് അവരെ കാലം വരെ അവരങ്ങനെ പൊയ്‌ക്കോട്ടെ എ എല്ലാത്തിലും കയ്യുംകടത്തി ഒരറ്റത്തായിപ്പോയാ മൂലകായൽ പെട്ടന്ന് രോഗംവരും മറ്റത് ഇതാണ് സന്തോഷങ്കിൽ അങ്ങനെതന്നെ നടന്നോട്ടെ അതല്ലേ നല്ലത് അങ്ങനല്ലേ വേണ്ടത് നിങ്ങളെങ്ങനെ അമ്മാമ്മേടടുത്തു സംസാരിക്കും കാര്യങ്ങൾ പറയും

മാമി അസുഖോക്കെ വന്നാ അതിന്റെ എല്ലാ കൈപൊടി പൊടി കൈപൊടി വിദ്യകളില്ലേ

അതേഅതേയതേ ആവിപിടുതോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ

ഇല്ല അവരൊക്കെ കൊഴപ്പല്യാതെ പോകുന്നു

മ് മാമനും കൊഴപ്പല്യ മാമനും സുഖായിരിക്കുന്നു മ്മ് എല്ലാരേടത്തും അന്നേഷണം പറഞ്ഞേകെ ആഹ് അന്നേഷണം പറയാം മോനേ ശരി പിന്നെവേറെയൊന്നുല്ല്യല്ലോ ല്ലേ ഇല്ല എനിക്കിപ്പോ എനിക്കിപ്പോ online class ഇന് സമയായി ഞാനതിനു കേറട്ടെ ok ok ശരി okay ആഹ്

എന്താണ് വിഷുവിന് പിന്നിലെ ഐതിഹ്യം കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വിഷുവിന് പിന്നിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഉണ്ട് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ അഹങ്കാരിയെ ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ ഹിച്ച ദിനമാണ് വിഷുദിനം എന്നാണ് വിശ്വാസം സർവ്വലോകത്തും ഭീതി പടർത്തിയ പരാക്രമിയായി ഈ അസുര രാജാവും മനസ്സിൻറെ സമൂഹത്തിലെ അബലകളായ സ്ത്രീകൾ വരെയുള്ളവരെ നിരന്തരം ഉപദ്രവ

പതിനാറായിരം രാജകുമാരികളെ പിടിച്ചു കിട്ടി കൊണ്ടുവന്ന തൻറെ അന്തപുരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു ചെയ്തികൾ കടന്നു കടന്ന് ഇന്ദ്രനെ വെല്ലുവിളിക്കുവോളം എത്തി ദേവരാജാവായ ദേവരാജാവായ ഇന്ദ്രന്റെ മാതാവ് അതിഥിയുടെ കുണ്ഡലങ്ങളും ഇന്ദ്രന്റെ വെൺ തറ്റ കൊടിയും നരകാസുരൻ മോഷ്ടിക്കുന്നതോടുകൂടി ഭഗവാന്‍ വിഷയത്തില്‍ ഇടപെടാതിരിക്കാൻ ആവില്ല എന്ന സ്ഥിതി വന്നു ജനങ്ങൾ ആകെ പരാതിയുമായി ശ്രീകൃഷ്ണ ഭഗവാൻറെ കാരുണ്യം തേടിയെത്തുന്ന തോടുകൂടിയാണ് ഭഗവാൻ യുദ്ധത്തിന് ഒരുങ്ങുന്നത് ഭഗവാൻ പ്രശ്നം ഭാര്യ സത്യഭാമ സമേതനായി തന്റെ ഗരുഡ വാഹനത്തിൽ നരകാസുര രാജധാനിയായ യുദ്ധത്തിനായി നരകാസുരനെ വെല്ലുവിളിച്ചു തുടർന്ന് നടന്ന ഘോരയുദ്ധത്തിൽ നരകാസുരന്റെ പ്രമുഖസേനാ നായകരെല്ലാം വധിച്ച കൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിനുള്ളിൽ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ച് തുടർന്ന് അന്തപുരത്തിൽ താമസിച്ചിരുന്ന പതിനാറായിരം രാജകുമാരിയെ മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു

വിഷുക്കണിയിൽ ഭഗവാന്റെ രൂപത്തിൽ പരമമായ സ്ഥാനമുണ്ട് ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് ഭൂരി ഭഗവാനുമായുള്ള വിരോധത്തിൻറെ കഥയാണ് ഇതിന് പിന്നിലുള്ളത് തൻറെ അറിവോ സമ്മതമോ കൂടാതെ തൻറെ കൊട്ടാര വളപ്പിലും അകത്തളങ്ങളിൽ നിന്നും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ടുതന്നെ ലങ്കാധിപതി സൂര്യനെ നേരാംവണ്ണം ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല ശ്രീരാമൻ എത്തി രാവണ വിഗ്രഹം നടത്തിയതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യന് നേരെ ഉദിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഐതിഹ്യം വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്ത് വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നു എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത്

എന്നാൽ ചേരമ ചേരമാൻ പെരുമാൾ AD എണ്ണൂറ്റി നാല്പതിനാൽ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു രവി എന്ന രാജാവിൻറെ കാലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷത്തിന്റെ തുടക്കം

ഇതിനുപുറമേ ചേരമാൻ പെരുമാൾ രാജവംശത്തിന്റെ വിഷ്ണുവിനെ കുറിച്ച് പരാമർശം ഉള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഭൂമിശാസ്ത്രപരമോ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു

വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങൾ ആണുള്ളത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതും ശ്രീരാമനുമായി ബന്ധപ്പെട്ടതും നരകാസുര വധവും രാവണവധവും രണ്ട് ഐതിഹ്യങ്ങളും പ്രതിപാദിക്കുന്നു ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുആയി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനമായും വിഷുവിന് പിന്നിൽ പുരാണങ്ങളിൽ ഉള്ളത് ഭാഗവതം ദശമസ്കന്ധം ആധാരമാക്കുന്ന ഒരു കഥയെയും ദാനവ രാജാവാണ് നരകാസുരൻ അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരം രാജകുമാരിമാരെ തട്ടി കൊണ്ടുവന്നു ഇങ്ങനെ കാലങ്ങളോളം സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ദാനവ രാജാവ് അസുര രാജാവായ അതിഥിയുടെ ശ്രീകൃഷ്ണനെ എത്തിക്കുന്നു അഹങ്കാരിയും അത്യന്തശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കാ വയ്യാതെ ആളുകൾ ശ്രീ കൃഷ്ണനും മുമ്പിൽ അഭയം തേടി തുടർന്ന് നരകാസുര ശമിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിന് ഒരുങ്ങി ഭാര്യയായ സത്യഭാമയവും ഒന്നിച്ച് ഗരുഡ വാഹനത്തിലേറി കൃഷ്ണൻ നരകാസുരന്റെ നഗരമായ യുദ്ധത്തിന് വെല്ലുവിളിച്ചു തുടർന്ന് ഘോരമായ യുദ്ധത്തിൽ മുരൻ സാമ്പ്രൻ അന്തരീക്ഷൻ ശ്രവണൻ നടത്താൻ അരുണൻ ആദിയായ അസുര പ്രമുഖരെ എല്ലാം കൃഷ്ണൻ നിഗ്രഹിച്ചു ശേഷം നരകാസുരൻ കൃഷ്ണനുമായി യുദ്ധത്തിനിറങ്ങി അതി ഘോരമായ യുദ്ധത്തിനു ഒടുവിൽ നരകാസുരൻ വധിക്കപ്പെട്ടു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കു മേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടെയാണ് ഈ ദിനമാണ് വിഷു എന്നറിയപ്പെടുന്നത് നരകാസുരൻ തടവിൽ പാർപ്പിച്ച പതിനാറായിരം രാജകുമാരിമാരെയും കൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്തു അസുരന്റെ തടവറയിൽ കിടന്നിരുന്നതിൽ സമൂഹത്തിൻറെ അപമാനം ഭയന്ന അവരെ കൃഷ്ണൻ തൻറെ ഭാര്യ മയരായി എന്നും പറയപ്പെടുന്നു മറ്റൊരു ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ട രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് അയാൾ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു എന്നത് ഒരിക്കലും രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുവിന്റെ തലേദിവസം ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറും എല്ലാം അടിച്ചുവരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ ലങ്കാനഗരം പ്രതീകമായിട്ടാണ് വിശ്വസിക്കുന്നു കണിക്കൊന്നയുടെ ഐതിഹ്യം വിഷുവിന് പറ്റി പറയുമ്പോൾ കണിക്കൊന്ന ഒഴിവാക്കാനാവില്ലല്ലോ കണിക്കൊന്ന ഇല്ലാത്ത ഒരു വിഷുക്കണി സങ്കൽപ്പിക്കാൻ സാധ്യവുമല്ല വിഷുക്കാലം ആവുന്നതോടെ കൊന്നകൾ വിഷുവിന് കണിയൊരുക്കാൻ പ്രധാനമായ കണിക്കൊന്ന ഉണ്ടായിരിക്കുന്ന ക്ഷേത്ര പൂജാരി അമ്പലമടച്ചു പോകുമ്പോൾ ചെറിയൊരു കുട്ടി ചുറ്റും മതിലിന് അകത്തു പെട്ടുപോയി കുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാക്ഷാൽ ഉണ്ണികണ്ണൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തൻറെ അരഞ്ഞാണം കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു പൂജാരി വന്നു വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിൽ നഖത്തെ ദേവാഗ്രഹം കുട്ടിയുടെ കയ്യിൽ കാണുകയും ശോഭിക്കുകയും ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് കുട്ടി വലിച്ചെറിഞ്ഞ അരഞ്ഞാണം ചെന്ന് തങ്ങിയത് തൊട്ടടുത്തുള്ള മരത്തിലാണ് കുല കുലയായി പൂക്കളുടെ രൂപത്തിൽ അത് മരം മുഴുവൻ തൂങ്ങിക്കിടന്നു എന്നതാണ് കണിക്കൊന്നയുടെ ഐതിഹ്യം കുറച്ചുകാലം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കണി വയ്ക്കാൻ മരുന്നിന് പോലും വന്നപ്പോൾ കിട്ടാത്ത ഒരു ഐതിഹ്യം മാത്രമായി കണിക്കൊന്ന മാറിയേക്കാം എന്തിനാണ് നാം വിഷു ആഘോഷിക്കുന്നത് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തിനാണ് നാം വിഷു ആഘോഷിക്കുന്നത് ഇത് പലർക്കും അറിയില്ല കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു മലയാളമാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് അടുത്ത ഒരു കൊല്ലത്തെ വർഷ ഫലത്തെ കുറിച്ചും കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങൾ ഉണ്ട് എല്ലായിടത്തും ഭാരതത്തിൽ മുൻപ് നിലവിലുള്ള പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം ഒലിവ് പുലിക ദൈവമേ തൻ എന്നും മറ്റുമുള്ള പുല്ലൂർ പാട്ടും വിഷുവിന്റെ ഐശ്വര്യമായ സംഭവത്തെ ആണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം വിഷു എന്നാൽ ഹൃദയം ആയത് എന്നർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായി മേടം ഒന്നിന് മേടവിഷവും തുലാം ഒന്നിന് തുലാം വിഷവുമുണ്ട് ഒരു രാശിയിൽ നിന്ന് നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്നതിന് സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിൽ പ്രധാനമായത് മഹാവിഷ് എന്നും പറയുന്നു ഈ വിശേഷ ദിവസങ്ങൾ പണ്ട് മുതലേ ആഘോഷിച്ചു വരുന്നുണ്ടാവണം കേരളത്തിൻറെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ വിഷു വേനൽ പച്ചക്കറിവിളകളുമായി ബന്ധപ്പെട്ടതാണ് ആചരിക്കുന്നത് വിഷമവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷുക്കൈനീട്ടം വിഷു സദ്യ വിഷു കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനും ഉള്ള ചുമതല ഉരുളയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച കൂടെ അലക്കിയ പൊന്നും മുണ്ടും വാൽക്കണ്ണാടിയും കളിവെണ്ണരിയും കണിക്കൊന്നയും പഴ പഴുത്ത അടക്ക വെറ്റിലയും കണ്മഷിയും ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്

പ്രായമായ സ്ത്രീ രാത്രി കണി ഒരുക്കി ഉറങ്ങാനും കിടക്കും പുലർച്ചെഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണികാണിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിന്റെ കിഴക്കുവശത്ത് കണി കൊണ്ടുവന്ന പ്രകൃതിയെ കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടു മൃഗങ്ങളെയും കണി കാണിക്കണം കണി കണ്ടതിനുശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ സ്വർണം ആദ്യകാലങ്ങളിൽ സ്വർണ്ണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ പിശുക്ക് നാണയങ്ങൾ ആയിരുന്നു നൽകിയിരുന്നത് അത് അവലംബം ആവശ്യമാണ് വർഷം മുഴുവനും സമ്പദ് സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് കൊണ്ടാണ്

എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട്

അവരുടെ ചൊല്ല് ഏറ്റ് പറയാൻ ഒരു കുഞ്ഞു ബന്ധവുമില്ല കേൾക്കാൻ ഒരു കർഷക തുടിപ്പും ഇല്ല പാഠമെല്ലാം നേരത്തെ കൊയ്തൊഴിഞ്ഞ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കൊയ്ത്ത് കാലത്തല വർഷങ്ങൾക്കു മുമ്പുള്ള മകര പുലർച്ചകൾ മുതൽ തരിഷാണവിടം മിക്കയിടത്തും നട്ടുവളർത്തി കഴിഞ്ഞു ഇപ്പോൾ ഒരു കൊയ്ത്ത് പാട്ടിൻറെ ഈണത്തിനായി കാതോർത്താൽ വെയിൽ മണ്ണിനു മുമ്പിൽ ഉരസുന്ന അലോസരം ഉണ്ടാക്കുന്ന മുറുമുറുപ്പ് കേക്കാം

പൊടിപൊടിച്ചു കിടക്കുന്ന വിഷുക്കാലം മാത്രം ഇടയ്ക്കിടെ പുതുമണത്തോടെ ഇരിക്കുന്നു തൊടിയിൽ നിന്ന് പറക്കാൻ ഓർമകൾ അല്ലാതെ ഒന്നുമില്ലാത്തതിനാൽ കണി ഒരുക്കാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം മാറിവരുന്ന ഭൂപ്രകൃതി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആദ്യകാല ആദ്യകാല കൃഷി രീതികളിൽ പ്രധാനം പൂനം കൃഷിയായിരുന്നു. ഇന്നും ചില പ്രാകൃത ഗിരി വർഗ്ഗക്കാർ ഈ സമ്പ്രദായം അനുവർത്തിച്ചു വരുന്നുണ്ട്. ഏതാ~ഏതാണ്ട് ഇങ്ങനെയാണ്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 കാട് വളരും. അങ്ങനെ പിന്നീട് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ തിരികെ വരാം. പക്ഷേ ഒരിക്കൽ കൃഷി ചെയ്തിടത്ത് കാടുവളർന്ന് മണ്ണ് ഫലപുഷ്ട~ഫലപുഷ്ടി ആകാൻ